ഇന്‍ഡ്യയുടെ അഹ് ഈ south ഇന്ത്യേലെ ഏറ്റോം കൂടുതല് കാര്‍ഷിക വിഭ~ ഇപ്പ നമ്മളെ പോലുള്ള കേരളം തന്നെ ആശ്രയിക്കുന്നത് തെലുങ്കാന - ആന്ധ്രാപ്രദേശ് - തമിഴ്‌നാട്‌ സംസ്ഥാനങ്ങളെയാണ്. അവിടത്തെ കാര്‍ഷിക

ഇന്ത്യയില് ദിനംപ്രതി വര്‍ദ്ധിച്ചു വരികയാണ്‌. ഏർ കാലാവസ്ഥ വ്യതിയാനം മൂലം കാര്‍ഷിക പ്രശ്നങ്ങള്‍ ഉണ്ടാകുന്നു. പക്ഷേ, അതിനു നമ്മളെല്ലാവരും ഒരുമിച്ചു പ്രവര്‍ത്തിക്കണം. For example ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് പറയുയാണെങ്കെ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 വിപരീതമാണ് നമ്മള് എല്ലാ കാര്യങ്ങളും. നമ്മള് പ്രകൃതിയെ എത്രത്തോളം നശിപ്പിച്ചു കൊണ്ട് വികസനം മുന്നോട്ടു കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നു. അത് കേരളത്തില്‍ മാത്രല എല്ലാം across ഈ പറയുന്ന ഇന്ത്യേലും, ലോകത്തിന്‍റെ എല്ലാ മാഗ്~ ങ്ങളില്ലേ. പ്പൊ carbon ബഹിര്‍ഗമനം കുറയ്ക്കാന്‍ വേണ്ടീട്ട് നമ്മള് ലോകരാജ്യങ്ങള് ഏർ എല്ലാ ആറുമാസം ആറുമാസം കൂടുമ്പൊ പറയും carbon ങ്ങം ബഹിര്‍ഗമം. പക്ഷേ, ആരാ ചെയ്യുന്നത്? ആരും ചെയ്യുന്നില്ല. നമ്മുടെ രാജ്യത്തെ വാഹന പെരുപ്പം കൂടുന്നു

ആഹ് അഹ് അത് എല്ലാവടത്തും implement ചെയ്യണം ന്നാ ഞാന്‍ പറഞ്ഞത് മനസിലായോ? ഇപ്പൊ ഈ ജപ്പാന്‍ അതുപോലുള്ള ചെല conti~ ക്കെയീ അതുപോലെ ഈ കൊറച്ച് ഉം വികസിത രാജ്യങ്ങളുണ്ട്‌. അവരൊക്കെ പ്രകൃതിയെ പരിപാലിക്കുന്ന അല്ലെങ്കില് കാലാവസ്ഥയെ എങ്ങനെ അഹ് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ മറിക്കടക്ക്ന്ന് വളരെ നന്നായിട്ട് ചിന്തിച്ചു കൊണ്ട് മുന്നേറുന്ന വളരെ planned ആയിട്ട് ആസൂത്രം ചെയ്തു കൊണ്ടവര് സമൂഹത്തെ കെട്ടിപ്പെടുക്കുന്ന ഒരു രാജ്യങ്ങളാണ്‌ ജപ്പാന്‍ അതുപോലെ സ്വിറ്റ്സര്‍ലന്‍ഡ് അങ്ങനെ കൊറച്ച് countries കൊറച്ചു രാജ്യങ്ങള്‍ ഇള്ളത്. എങ്ക എങ്കില്‍ ഇന്ത്യ പോലുള്ള നമ്മളാണ് ഏറ്റോം കൂടുതല് നമ്മക്ക് ജനപ്പെരുപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട കാര്‍ഷിക വിഭവങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. നമുക്ക് നമ്മള് തന്നെ produ~ നമ്മള് തന്നെ ഉല്‍പാദിപ്പിക്കുകയാണ് നമുക്ക് ഏറ്റോം നല്ലത്. പക്ഷേ, അതിനുള്ളൊരു സാഹചര്യം നിലവില്‍ ഇന്ത്യേല്ല. നമ്മള് നമ്മുടെ സര്‍ക്കാരും, നമ്മുടെ ഭരണകൂടങ്ങളും

കാരണം, ഒരു തരത്തിലും അഹ് അതിനുവേണ്ടി എങ്ങനെ നമ്മള് കാലാവസ്ഥ കാലാവസ്ഥ വ്യതിയാനം എങ്ങനെ തടയാം? എങ്ങനെ carbon ബഹിര്‍മനം തടയാം? അതേക്കുറിച്ച് സംസാരിക്കുക മാത്രള്ളു. പക്ഷേ, അത് നടപ്പില്‍ വരുത്താനുള്ള ഒരു തരത്തിലും നമ്മള് ആഹ് ഒരു തരത്തിലുമുള്ള നടപ്പില്‍ വരുത്താനുള്ള കാര്യങ്ങള്‍ ഒന്നും നമ്മള് ചെയ്യുന്നില്ല. നമ്മടെ ലോകരാജ്യങ്ങളും എല്ലാരാജ്യങ്ങളും നമ്മള് സംസാരിക്കുക മാത്രേള്ളൂ. പ്രവൃത്തിയിലൊന്നൂല്ല. അപ്പൊ അതിന്‍റെ ഭാഗമായിട്ട് ഇപ്പൊ ഇപ്പൊ അടുത്ത് തന്നെ ഒരു ഒരു ഒരു ഒരു survey ഒരു പഠനത്തില്‍ ഞാന്‍ വായിച്ചിരുന്നു കൊച്ചി കൊച്ചി ആഹ് അഹ് എത്രയോ വര്‍ഷങ്ങള്‍ കഴിഞ്ഞാ കൊച്ചി ജലത്തിന്‍റെ അടിയിലാവും. കാരണം, കടലിന്‍റെ ജലനിരപ്പ് ഉയരുകയാണ്. അപ്പൊ എക്~ ഇന്ത്യ രാജ്യത്ത് കൊറച്ച് cities ലെ കൊറച്ച് cities വെള്ളത്തിന്‍റടീല് പോവും. അതിലൊരു ഒരു നഗരം കൊച്ചിയാണ്. എനിക്ക് തോന്നണു കൊച്ചിയിലെ കൊച്ചി അറിയാലോ. കൊച്ചി പലതുരുത്താണ്. അത് ഏർ ക്~ നിര്‍മ്മിതമായ ഒരു സ്ഥലാണ്. ആ പറയുന്ന areas ഒക്കെ. അപ്പൊ അത് ആഹ് അതുപോലുള്ള ഒരു പാട് പ്രശ്നങ്ങള് അഡ്~ നമ്മള് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ നമ്മുടെ നാളത്തെ നമ്മുടെ മക്കളും, നമ്മുടെ മറ്റു തലമുറകള്‍ക്ക് ഇത് ഒരുപാടു പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ, എനിക്ക് തോന്നണു അത് ഇതിനെ കുറിച്ചുള്ള വേണ്ടത്ര അഹ് ഒരു വിദ്യാഭ്യാസം വളര്‍ന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കണം.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 അടിസ്ഥാന വിദ്യാഭ്യാസത്തില്‍ ആഹ് ഈ സാമൂഹിക വിഷയത്തില്‍ ഇതൊക്കെ അഹ് നമ്മള് പറയപ്പെടുന്നു എന്നല്ലാതെ പ്രാവര്‍ത്തികമായ അഹ് ആസൂത്രിതമായ ആഹ് അഹ് പ്രവര്‍~ ~ത്തനങ്ങളൊന്നും നടക്കുന്നില്ല. കുട്ടികള്‍ പഠിച്ചാല്‍ മാത്രം പോരാ. അത് പ്രവര്‍ത്തനക്ഷമമാക്കണം പല കാര്യങ്ങളും. അതായത് ഇന്ന ഇന്നത്‌ പോലെയാണ് എന്‍റെ ചോദ്യം clear ആണെന്ന് നിങ്ങള്‍ക്ക് വ്യക്തമായെന്നു തോന്നുന്നില്ല. ഞാന്‍ ചോദിക്കുന്നത് കുട്ടികള്‍ക്ക് ഇപ്പ syllabus ഇണ്ടല്ലോ

ഇപ്പൊ science അ് മാ~ കണക്ക്, english ഷ് അതുപോലെ തന്നെ ഇതിനെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ പ്രകൃതി പരിപാലനവും, അതുപോലെ കാലാവസ്ഥാ അഹ് പ്രകൃതി പരിപാലനം പ്രകൃതിയെ നോവിക്കാതിരിക്കാന്നത് മാത്രമാണ് കാലാവസ്ഥാ ന~ പ~ വ്യതിയാനത്തെ ത~ തടയാനുള്ള ഏക മാര്‍ഗം. അപ്പൊ അതിനുതകുന്ന രീതിയിലേ കുട്ടികളുടെ curriculam ത്തിലെ പ്രത്യേകമായ എന്തെങ്കിലും അഹ് വിഷയങ്ങളോ, അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ പരിസ്ഥിതി പഠനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഹ് വിഷയമുണ്ട്. അതില് ഇതൊക്കെ ഉം കൂടുതലുമുള്‍പ്പെടുത്തിയിട്ടാണ് പലതും. പ~ അത് ആഹ് കൂടുതല്‍ ഉയര്‍ന്ന class കളിലേക്ക് പോവുമ്പ അത് പലരീതിയില്‍ അഹ് വിഘടിച്ചു പോകുന്നുണ്ട് അഹ് ഈ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 ആ, ഞാന്‍ പറയണു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില്‍ തീര്‍ച്ചയായും അതിനെയെല്ലാം നമ്മള് കൂടുതല്‍ അഹ് കൂടുതല്‍ ഗൗരവത്തോട് കൂടിയുള്ള സമീപനം വേണം. കാരണം, നമ്മുടെ വളര്‍ന്നു വരുന്ന തലമുറയാണ് ഈ ഈ പറയുന്ന നമ്മുടെ ഭൂമിയെ പരിസ്ഥിതി നമുക്കും ഉത്തരവാദിത്തം ഇണ്ട്, പക്ഷെ നമ്മള് വളര്‍ന്നു വരുന്ന തലമുറയെ കുറച്ചും കൂടി ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കണം. എങ്കില്‍ മാത്രമാണ്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 ഇത് പറയുമ്പളാണ്‌ അഹ് ഞാന്‍ പറഞ്ഞല്ലോ ഡൽഹിയില് ഭൂകമ്പം ഉണ്ടായി. വീണ്ടും ഒരു ഭൂകമ്പത്തിനുള്ള സാധ്യതകള്‍ അഹ് ഉണ്ടെന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്ന വാര്‍ത്തകള്. അപ്പൊ ഞാനിപ്പോ അഹ് താമസിക്കുന്ന എന്‍റെ വീടിന്‍റെ

ആഹ് ഞാനേ വീടിന്‍റെ പുറത്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ call cut എയ്യുന്നത്. നമുക്ക് മറ്റൊരു അവസരത്തില്‍ സംസാരിക്കാം.

ഹാമ് നമസ്ക്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുന്നത് എന്റെ ഒരു യാത്രയെകുറിച്ചാണ് കഴിഞ്ഞമാസം ആണ് യാത്ര ചെയ്തത്

ഞങ്ങൾ പോയത് ഞാൻ മാത്രമല്ല എന്റെ friends ഉം കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ യാത്ര ആരംഭിച്ചത് മ്മ് ഷൊർണൂരിൽനിന്നാണ് ഷൊർണൂരിൽനിന്ന് നേരെ ഡൽഹിയിലേക്ക്‌ അവിടെനിന്ന് ഏർ രാജസ്ഥാൻവഴി തിരിച്ചുപോരുകയാണ് ചെയ്തത് അപ്പൊ ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് train കേറി യാത്ര ആരംഭിച്ചു sleeper ആയിരുന്നു book ചെയ്തത് അങ്ങനെ ഞങ്ങളെ യാത്ര ആരംഭിച്ചു യാത്ര പോയി ഒരുവലിയ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഞങ്ങൾ friends എല്ലാരുംകൂടെ

അതില് ഞങ്ങള് യാത്രചെയ്തു അങ്ങനെ യാത്രയില് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി ഒരുപാടുപേരെ പരിചയപ്പെടാൻ വേ കഴിഞ്ഞു പല നാടുകൾ കാണാൻ കഴിഞ്ഞു പല സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു അതുപോലെ വ്യത്യസ്തരായ ജനങ്ങളെ കാണാൻ കഴിഞ്ഞു അവരുമായി നമുക്കറിയുന്നപോലെ സംവദിക്കാനും അവരോടൊപ്പം യാത്രചെയ്യാനും കഴിഞ്ഞു ഇതുവലിയൊരു അനുഭവമായിരുന്നു

രണ്ടുദിവസമാണ് അവിടെ എത്താൻ ഞങ്ങക്ക് എടുത്ത time അങ്ങനെ രണ്ടുദിവസം മ്മ് നാപ്പത്തെട്ട്‍ മണിക്കൂർ യാത്ര ചെയ്തു മ്മ് ഡൽഹിയിലെത്തി യാത്രയിൽ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ആളുകളെ കാണാൻ കഴിഞ്ഞു നേര്ത്ത പറഞ്ഞപോല ഒരുപാടുപേരെ ഒരുപാട് ഭാഷകളെയും അവിടത്തെ കാര്യങ്ങളെയും കാണാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി അവിടെ എറങ്ങി അവിടെ ഏഹ് room എട്ത് രണ്ടുദിവസം stay ചെയ്തു അങ്ങനെ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഏർ ഇന്ത്യയുടെ തലസ്ഥാനമായ പ്രധാപ്പെട്ട ഒര് സ്ഥലമായ ഡൽഹി കറങ്ങി ആ പ്രധാനമായും താജ്മഹൽ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു താജ്മഹൽ കാണാൻ കഴിഞ്ഞു അവിടെനിന്ന് ഞങ്ങൾ എല്ലാരും photo എടുത്തു സന്തോഷിച്ചു

അ തും അനുഭവമായിരുന്നു പിന്നെ അവട ന്ന് മ്മ് അവടെ ഏർ രാത്രി പകൽ ഞങ്ങൾ യാത്ര ചെയ്യും രാത്രി ഞങ്ങള് അവിടെ room stay ചെയ്യും room എടുത്തിട്ടുണ്ടായിരുന്ന് അപ്പമ്മൾ stay ചെയ്യും അങ്ങനെ പിന്നേ ഞങ്ങള് രാവിലെ

പ്രധാനമായും താജ്മഹല്‍ മ്മ് ഇന്ത്യഗേറ്റ് അതുപോലെ താജ് hotel അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവട കാണാനുള്ള ഒരുവിധമെല്ലാ ങ്ങളെകൊണ്ട് കഴിയുന്നതുപോലെ ഞങ്ങൾ cover ചെയ്തു രാത്രി കാലങ്ങളിൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു അവിടെ വ്യത്യസ്തമായ കാഴ്ചകളും മറ്റും അവിടത്തെ street കളും അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു പ്രധാനമായും അവിടത്തെ കാര്യങ്ങൾ പറയാണെങ്കിൽ അവിടത്തെ food ആണ് ഭക്ഷണ ഐ ഭക്ഷണങ്ങൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവ അ പലതരത്തിലുള്ള

വല്ലാത്തൊരു അനുഭവമായിരുന്നു അങ്ങനെ മ്മ അവിടെ നിന്ന് മ്മ് ഞങ്ങൾ രാജസ്ഥാനിലേക്കാണ് പിന്നെ പോയത് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുദിവസം അവിടെ ഏർ stay ചെയ്തതിനുശേഷം അവിടെ നിന്നും ഞങ്ങള് ഏർ രാത്രി ഒര് രണ്ടുദിവസത്തിന്ന്ശേഷം രാത്രീ ഒരു train ഉണ്ടായിരുന്നു രാജസ്ഥാനിലേക്ക് ആ train നിൽ കയറി ticket ഞങ്ങൾ station നിൽ എടുത്തു അങ്ങനെ normal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 എന്താലും വളരെ സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങൾ അവിടെ ഏർ രാജസ്ഥാനിലെത്തി അവിടെ room എടുത്തു അവടെ രണ്ടുദിവസം ഞങ്ങള് stay ചെയ്തു അവടെ രണ്ടുദിവസ്സം stay ചെയ്തൂന്ന് പറഞ്ഞ രണ്ടുഭാഗത്തായിട്ട് total അഞ്ചുദിവസം ഞങ്ങൾ നിന്നു നിന്ന അഞ്ചുദിവസം നല്ല വൃത്തിയുള്ള room ഉം ഞങ്ങൾക്ക് ലഭിച്ചു മ്മ് charge ഒന്നും വന്നില്ല അങ്ങനെ ഞങ്ങൾ അവടെനിന്ന് വിടത്തേയ് കാണാനുള്ള സംഭവങ്ങളെല്ലാം സ്ഥലങ്ങളെല്ലാം കാണുകയും ആസ്വദിക്കുകയും ചെയ്തു അവിടെയും പ്രധാനമായും അവിടത്തെ ഭക്ഷണ ഭക്ഷണങ്ങളാണ് ഞങ്ങൾ മ്മ് കൂടുതൽ ആസ്വദിച്ചത് വളരെവ്യത്യസ്തമായ ഒരുപാട് വിഭവങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ നാടും നമ്മടെനാട്ടിന്ന് വ്യത്യസ്തമായി പലാ ആഹ് വിഭവങ്ങളും ഞങ്ങക്ക് അവടന്ന് കഴിക്കാ ഭക്ഷണങ്ങളും കഴിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്തായാലും അതുവലിയൊരു അനുഭവമായിരുന്നു മ്മ് ഉം ഹൂ അതുപോലെ കുറച്ച് friends ഉം ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ ഏർ നാലുദിവസം മ് അഞ്ചുദിവസം അവടെ നിന്നു ഏഹ് ആഹ് ദിവസങ്ങൾ തന്നെ ഞങ്ങൾ ഒരുവിധം എല്ലാസ്ഥലങ്ങളും കണ്ടിരുന്നു അങ്ങനെ കണ്ടതെല്ലാം ഒരുവലിയ അനുഭവങ്ങളാണ് അനുഭവങ്ങൾ അനുഭവങ്ങൾ അതായത് നമ്മൾ പല മനുഷ്യരെയാണല്ലോ കാണുന്നത് മ്മ് നമ്മള് വ്യത്യസ്തമായ അവരെ ജീവിതരീതികളും മ്മ് അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ട്ടാനങ്ങളെല്ലാം മ്‌ചം കാണാനും അവടെ ആസ്വദിക്കാനും വിശിഷ്യ വിശിഷ്യാ അവിടത്തെ പ്രകൃതിഭംഗിയും അവിടത്തെ മറ്റുകാര്യങ്ങളും വളരെ ആസ്വദിക്കാവുന്നതും enjoy ചെയ്യാവുന്ന ഒന്നായിരുന്നു അതുവളരെ സന്തോഷമായി ഞങ്ങൾ അഞ്ചുദിവസം അവടെ നിക്കുകയും മ്മ് അവിടത്തെ കാര്യങ്ങളെ ആസ്വദിക്കാൻ കഴിയുന്നതിൽ പരമാവധി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ മ്മ് ഉം പ്രപ്രധാനമായും അവിടത്തെ street കളെല്ലാം രാത്രികാലങ്ങളിലെ കാഴ്ച അതുവളരെ കൗതുകമുള്ളതും

എന്തായാലും അങ്ങനെ ആഹ് ആ അഞ്ചുദിവസം രാജസ്ഥാനിൽ നിന്നതിനുശേഷം ഞങ്ങൾ നേരെതിരിച്ച്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

ഏർ ഞാൻ ആമസോണീന്ന് ഒരു product order ചെയ്താരുന്നു. എനിക്കതിന്ന് രാവിലെ deliver ആയി. അപ്പം സംഭവിച്ചത്, phone ആയിരുന്നു order എയ്തത്. phone ആണെങ്കിൽ, ഞാൻ lock എയ്തു phone lock എയ്തിട്ട്, lock confirm ആക്കി pattern pattern നോക്കി confirm ആക്കി. അപ്പം അത് pattern മറന്നുപോയി. ഇപ്പം phone on ആക്കാൻ പറ്റു~ അതെ. ~പ്പം phone ഇപ്പം on ആക്കാൻ പറ്റുന്നില്ല.

ആഹ് okay okay seven one two three three one two one one one

അതെയതെ അതെ അതെ, അതാണ് പ്രശ്‌നം. on ആണ് on ആണ് phone. അതെയതെ. അഹ് power button ചെറുത്.

അതെ ആവുന്നുണ്ട് ആയി. ഇപ്പോഴും lock screen തന്നെയാണിപ്പം കാണിക്കുന്നത്. ശെരിക്കും പറഞ്ഞാൽ എൻറെ അനിയൻ ആണ് pattern lock ചെയ്തത്. അപ്പം എൻറെ phone എടുത്തിട്ട് അനിയനാണ് confirm ചെയ്തത്. അപ്പം ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും രണ്ടുവട്ടം confirm ചെയ്തപ്പഴാണ്‌ pattern lock ആയത്. വേറെ number ഓ കാര്യങ്ങളോ ഒന്നും,

വ്യക്തമായിട്ടൊന്ന് പറയാവോ? ആഹ് ഇപ്പം കേക്കാം.

ഇല്ല ആവുന്നില്ല. ഈ ഈ volume up ഉം power ഉം ഞാൻ ഗൂഗിളി നോക്കിയപ്പഴത്തേക്കും ഇങ്ങനെ ചെയ്തോ~ ചെയ്തുകഴിഞ്ഞാ ചെലപ്പം ആഹ് lock പോവും. പിന്നൊരിക്കലും phone lock ഇടാൻ പറ്റില്ല എന്നൊരു option വന്നാരുന്ന്. ഈ ഈ volume up ഉം down ഉം ഒരുമിച്ചെന്തോ ഒരു order എന്തോ ഒണ്ട്. എന്നിട്ട് power ഇ ഞെക്കണം. ഈ ഉള്ള buttons എല്ലാം ഒരു പല രീതീല് ഞെക്കിക്കഴിഞ്ഞാ, പക്ഷേ പിന്നെനിക്ക് lock ഇടാൻ പറ്റില്ലാന്ന് തോന്നുന്ന് അങ്ങനെ ചെയ്താ.

അപ്പം അത് ആരും പറയുന്നില്ല അത് ചെയ്യാൻ

ഇല്ല ഒന്നൂടി clear ആയിട്ട് പറയാവോ? ആഹ് ഇപ്പം കേക്കാം. Okay അങ്ങനെയാണെങ്കിൽ എന്തെയ്യാൻ പറ്റും എനിക്കിപ്പം? എനിക്ക് re~ return ചെയ്യാനാണെങ്കിലോ? Okay മനസ്സിലായി.

അതെ അല്ല, ഇപ്പം ~പ്പം നിധിൻ പറയുന്നത് ഇപ്പം return ചെയ്യണമെന്നൊണ്ടെങ്കിൽ അത് ഉം ആഹ് product വരുമ്പോഴൊള്ള കൊഴപ്പം ഒണ്ടെങ്കിൽ മാത്രമേ return ചെയ്യാൻ പറ്റത്തോളൂ.

Okay അങ്ങനാണെങ്കിൽ ഇപ്പം അപ്പം ഇതിപ്പം ഏർ ഇപ്പം ഇപ്പം ഈ lock മാറ്റാനാണെങ്കി ഇപ്പം എന്തു ചെയ്യാൻ പറ്റും?

okay pho~ add ചെയ്യാം okay

okay Clear ആവുന്നില്ല. കേക്കാം കേക്കാം ഇപ്പം കേക്കാം. പെട്ടന്ന് കിട്ടും. ഞാനൊരു സംശയം ഞാനൊരു സംശയം ചോയിച്ചോട്ടെ? ഇപ്പം ഞാനിപ്പം ഈ product delivery ചെയ്തിരിക്കുന്നത് റെഡ്‌മി store ന്ന് അല്ല. ഞാൻ ആമസോണീന്നാണിപ്പം product order എയ്തിരിക്കുന്നത്. അപ്പം,

അപ്പം അല്ലാതെ അല്ലാതെ ഞാനിപ്പം return ചെയ്യാൻ ഉദ്ദേശിക്കണ്ട. അപ്പം ആഹ് അത് condition ഒന്നും satisfy ആവുന്നില്ല, meet എയ്യുന്നില്ല. Hello കേക്കാവോ? അതായത് നമുക്കിപ്പം return policy ആമസോണിൻറെ return policy ആയിട്ട് എൻറെ, എനിക്ക് ബന്ധവില്ല, അതായത് എനിക്കിപ്പോ ആ പ്രശ്നം ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം ശരിക്കും ആമസോൺ ഇതിൻറെ എടയ്ക്ക് നിക്കാതെ തന്നെ customers ന് പെട്ടന്ന് phone ശരിയായി കിട്ടാൻ വേണ്ടിത്തന്നെയാണ് ഈ റെഡ്‌മി ആയിട്ട് direct ചെയ്യുന്നത്.

okay ഇപ്പം അതല്ല, okay മ~ അത് അത് ഇതെനിക്ക് വ്യക്തമായിട്ടൊണ്ട്. ആഹ് അപ്പം എനിക്കാ link ഒന്ന് share എയ്‌തേക്കുവോ? ആഹ് ഈ complaint register എയ്യാൻ ഒള്ള റെഡ്‌മിടെ.

ഇപ്പം ഒരു സംശയം ഒണ്ട് ഉം ഞാനിപ്പം അല്ലാതൊരു product order എയ്യുന്നു. ഇപ്പം, അതെന്താണ് dressing ആവാം clothing ആവാം clothing ആയിക്കോട്ടെ clothing. അപ്പം ഞാനത് order എയ്തു. എനിക്കപ്പം ആ product എനിക്കത് എൻറെ ഉം ഞാൻ അപ്പം ഏത് സാഹചര്യത്തിലായിരിക്കും? അതായത് എനിക്കത് return ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം എനിക്ക്, ആഹ് അതെ. അതായതിപ്പം എനിക്കിപ്പം size ചേരുന്നില്ല അല്ലെങ്കി എനിക്ക് ഞാൻ വേടിച്ച purpose എനിക്കത് meet ആവുന്നില്ല. അപ്പം ഞാനെങ്ങനെ എനിക്കെന്തൊക്കെ option ആണ് ആമസോൺ വഴി ഒള്ളത്?

okay അപ്പത്~ അതെങ്ങനെയാണ്?

കൊണ്ടുപോവും റ്~ റ്~ exchange ആണെങ്കി. അപ്പം എനിക്ക് അപ്പെനിക്ക് app ല് തന്നെ എനിക്കുവേണ്ട size ഏതാണെന്ന് select എയ്ത് മാറ്റി പർ~ തിരിച്ചു വെച്ചിട്ട് കൊണ്ടുപോവും. അയക്കാൻ പറ്റും. അപ്പം return അയക്കാൻ നേരത്ത് നമ്മടെ കയ്യില് വേറെന്തെങ്കിലും cover ഓ packing ഓ അങ്ങനെക്കെ എന്തേലും,

Okay അതെന്നിട്ട് ഒരു എത്ര ദിവസത്തിനുള്ളിൽ കിട്ടുവായിരിക്കും ഏർ usually ആമസോണിൻറെ.

ഏർ ഇനി നമ്മളിപ്പം എനിക്ക് product ഇപ്പം എടുത്തത് വേണ്ട, അപ്പം എങ്ങനെയാണ് എനിക്ക് ഏർ അഹ് refund ആയോ return ചെയ്യോ? അതെയതെ അതെ.

എന്നിട്ടെത്ര ദിവസത്തിനുള്ളിൽ credit ആവുവായിരിക്കും ബാക്കി paisa തീരുമാനിച്ചിട്ട്?

Okay okay അപ്പം ഈ link ഒന്ന് അയച്ചേക്കണേ, ഇത് ചെയ്യാൻ വേണ്ടി.

ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതുമൂലം ജനങ്ങൾ പല രോഗങ്ങൾക്കും അടിമപ്പെടും. ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിനു വേണ്ടിയാണ്, ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭക്ഷ്യവസ്തുക്കളിൽ ആണ് ഏറ്റവും അധികം മായം ചേർക്കൽ കാണുന്നത്. കച്ചവടക്കാരുടെ അമിതമായ ധനമോഹമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. നാം നിത്യേന ഉപയോഗിക്കുന്ന പല വസ്തുകളിലെയും മായത്തെ പറ്റി നമുക്ക് ഒരു ബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശമാണ്. മുളകുപൊടിയിൽ നിറം കിട്ടാനായി sudan four എന്ന നിരോധിക്കപ്പെട്ട മാരക നിറം ചേർക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അറക്കപ്പൊടി ഇഷ്ടികപ്പൊടി എന്നിവയും വ്യാപകമായ തോതിൽ ചേർക്കുന്നുണ്ട്. ഒരു കാലത്ത് കേരളത്തിൽ കിട്ടികൊണ്ടിരുന്ന അരിയിൽ കല്ല് കുട്ടികലർ~ ത്തുമായിരുന്നു. mill ഉടമകളും, കച്ചവടക്കാരും വൻ ലാഭം പ്രതീക്ഷിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ വലഞ്ഞിരുന്നത് വീട്ടമ്മമ്മാരാരായിരുന്നു. bill കൂടിയാലും കല്ലില്ലാതെ നല്ല brand മതിയെന്ന് ആളുകൾ ശഠിച്ചു തുടങ്ങിയതോടുകൂടി അരിയിൽ കല്ലുകലർത്തൽ ചിലവാകില്ല എന്ന ബോധം മായം ചേർക്കലിനുണ്ടായി. അതോടെ നല്ല അരി വിപണിയിൽ സുലഭമാവാനും ലഭ്യമാവാനും തുടങ്ങി. മഞ്ഞൾ പൊടിയിൽ നിറം കിട്ടാൻ, lead chromate, ചായപൊടിയിൽ കടുപ്പവും സ്വാദും കിട്ടാൻ sunset yellow, ഉഴുന്ന്~ ഉഴുന്നിനും ചെറുപയറിനും talc. റവ, പഞ്ചസാര, ഉപ്പ് മുതലായവയിൽ തരികല്ലുകൾ എന്നിങ്ങനെ മായം ചേർക്കലിന്‍റെ പട്ടിക നീളുന്നു. ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മാരക രോഗങ്ങൾക്കും ഇടയാക്കും. നല്ലെണ്ണ എന്ന പേരിൽ വില്പന നടത്തുന്നവയിൽ അധികവും തവിടെണ്ണ കലർത്തിയവയാണ്. കൊപ്രായിൽ രാസവസ്തുക്കൾ ചേർത്ത് വെളിച്ചെണ്ണകൊടുക്കുന്നതും rubber കുരുവിന്‍റെ എണ്ണ paraffin oil എന്നിവ ചേർക്കുന്നതും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. മാരക വൃക്ക തകരാർ, cancer തുടങ്ങിയ രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുരുമുളകിൽ പപ്പായ കുരുവും, കടുകിൽ മുളകിൻ ചെടിയുടെ കുരുവും തേനിൽ ശർക്കര, പഞ്ചസാര തുടങ്ങിയവയും മായം ചേർക്കാറുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും നിത്യേന ഉപയോഗിക്കുന്ന പാലിൽ കൂടുതൽ മായം ചേർക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പാലിന്‍റെ ക്ഷാമവും വിലയും ആണ് വ്യാപകമായി മായം ചേർക്കാൻ കാരണമായി തീരുന്നത്. ഏറ്റവും കൂടുതലായി ചേർക്കുന്നത് വെള്ളം ആണ്.

ഇത് പ്രതിരോധ ശേഷി നശിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. Sodium Carbonate, formalin, hydrogen peroxide തുടങ്ങിയവയും പാലിൽ കണ്ടുവരുന്ന മായങ്ങൾ ആണ്. മരുന്നുകളുടെ കാര്യത്തിൽ ആണെങ്കിൽ മായം ചേർക്കലിന്‍റെ സ്ഥിതി വ്യാപകമായി report ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജീവൻരക്ഷാ മരുന്നായി അമിത വില കൊടുത്ത് വാങ്ങികഴിക്കുന്നത് രോഗികളുടെ മരണത്തിന് ഇടയാക്കിയാൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. ഇങ്ങനെ മനുഷ്യർ എന്തെല്ലാം വസ്തുക്കൾ അവന്‍റെ ജീവൻ നിലനിർത്താൻ ആയി വാങ്ങി ഉപയോഗിക്കുന്നവ അതിൽ എല്ലാം മാരക വിഷാംശം ആണ് അടങ്ങി ഇരിക്കുന്നത് എന്ന് ആശങ്കാജനകമാണ്.